ഉം പിന്നെ ഞാനീ ഇന്നൊരു News ഉം കൂടി കേട്ടു പിന്നെ വന്നിട്ട് ഈ പാമ്പ് ഇണ്ടാവല്ലേ പാമ്പ് വന്നിട്ട് വീട്ടിൻറെ ചോമരിൻറെ മേലൊക്കെ അങ്ങനെ പോകുന്ന പോലെ ഒരു Video ഒന്ന് Viral ആയി ഉം അതൊന്നും ഞാൻ കണ്ടിന്നില്ലന്നു പിന്നെ വീട്ടിലും കൊറേ Actors ൻറെ വീട്ടിലും വെള്ളം കേറീട്ടുണ്ടെന്ന് അതും ഞാൻ ചോയിച്ചു ഉം പിന്നെ അവര്ൻറെ വീട്ടില് മാത്രല്ല അവരു വന്നിട്ട് അവര്ൻറെ

ഉം പിന്നെ വന്നിട്ട് നമ്മുടെ വീട്ടില് താലേ ഉണ്ടായിരുന്ന വീട്ടില് വന്നിട്ട് ആ Steps വരെ വന്നിട്ട് വെള്ളം കേറിപ്പു

ഇവിടെ നമ്മുടെ താഴെയുണ്ടായിരുന്ന Ground floor ലെ മൊത്തം വീടൊക്കെ പോയി

പിന്നെ അതിനെകൊണ്ടാണ് അച്ഛൻ പറഞ്ഞ് മേലിലൊട്ടെ വന്നോട്ടെ പറഞ്ഞപ്പോ അവര് മേലില് വന്നു ഞങ്ങടെ വീട്ടിലാണ് താമസപ്പൊ അങ്ങനെയാണോ പിന്നെ ഞങ്ങടെ പാല വീട്ടിലൊക്കെ ഇരിക്കുന്ന പോലൊക്കെ Terrace ല് വന്നിട്ട് ഒര് Room ഇണ്ട് അവിടെ പോയി അവര് Stay ചെയ്തു

ഈ നമ്മുടെ City ല് മാത്രാണ് പിന്നെ വന്നിട്ട് വെള്ളം തിങ്ങി നിക്കുന്നത് ഇത് വന്നിട്ട് ചെരിയ ചെരിയ ഗ്രാമങ്ങളയിട്ട് ഇണ്ടാർന്നെങ്കിൽ വന്നിട്ട് വേഗം വന്നിട്ട് അവിടെ Area കോളങ്ങളു അതൊക്കെ ഉണ്ടാവു പിന്നെ വന്നിട്ട് അതില് അത് കൂടിട്ട് വെള്ളം പോകും

Flat ളാക്കി വെച്ച പിന്നെ കൊള ആ വെള്ളൊക്കെ എവിടെ പോവാന് വളിയുണ്ട്

ഉം അതിന് പോകാന് വളി വേണ്ടേ വെള്ളവും ഒക്കെ ഉം അതാണ് പിന്നെയി മഴ നിക്ക്ന്നെ കണ്ടിട്ട് ഇപ്പൊ ഒന്നും നിക്ക്ന്നില്ല അഹ് ഇത് മല നീക്കാനും ഒര് Two to three days ആവുന്നാണ് പറയുന്ന്ണ്ട്

ഇതുപോലെ വന്നിട്ട് കൊറേ Damage ലോക്കെ ഉണ്ടാകുല ഉണ്ടാവൂല്ലന്നാണ് പറയ്ണ്ട് ഉം കൊറേ പോയിന്ന ചോ പ News ലോക്കെ ഒണ്ടായിപോയത് ഉം പിന്നെ വന്നിട്ട് ഈ News കേട്ട നീ

ആ ഈ Peoples ഒക്കെ ഇണ്ടല്ലേ അവരിൻറെ Car ഒക്കെ Save ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ട് കൊറേ കൊറേ ഒന്ന് വല്യ വല്യ പാലങ്ങളൊക്കെ ഇണ്ടാവൂലെ അതില് കൊണ്ട് പോയി അവരുടെ Car ഒക്കെ നിർത്തി വെച്ചത് Car പിന്നെ Two wheelers ഒക്കെ

Traffic കൊർച്ച് Jam ആയിന്നാണ് പറഞ്ഞത് ഉം ഞാൻ കണ്ടു പിന്നെ ആ Driver ൻറെ സ്വന്തം കാര്യങ്ങള് നോക്കാന് വേണ്ടിട്ട് ഈ ആ വളി കൂടെ Ambulance ഒക്കെ പോയ പിന്നെ എന്താണ് എന്ത സ്ഥിതി അവരുടെയൊക്കെ അതെ പിന്നെയി മഴ ഇങ്ങനെ പയർന്ന് കൊണ്ട് ഇത് പകല് ഇത് രാത്രിനൊക്കെ ഒന്നു അറിയാനെ കിട്ടുന്നില്ല ഉം നിങ്ക്കൊക്കെ എപ്പഴാ Current വന്നെ ഞങ്ക്ക്ന്നും Current വന്നിട്ടില്ല

വരൂ എപ്പ വെച്ച വന്നിട്ട് Morning ഒരു Ten miutes മാത്രേ ഇണ്ടാകു അയ് Ten minutes വന്നിട്ട് നമുക്ക് Charge കെറ്റുന്നോ അല്ലെ വേറെന്തെങ്കിലും പണി ണ്ടോ അതൊക്കെ ചെയ്ത വെക്കാം

അവരെ കുറ്റം പറഞ്ഞിറ്റൊന്നും കാര്യല്ല ലെ ഉം അവര്ക്ക് എപ്പഴാ ഇങ്ങനെയൊക്കെ ആവുന്നേ അവര്ക്കരിയോ

പിന്നെ ഈ Power bank ലും Save ചെയ്ത മാത്രേ അത്യാവശ്യയിട്ട് എന്തെങ്കിലും Emergency call മാത്രേ എടുക്കാറുള്ളു ബാക്കിയൊക്കെ Videos ഇതൊക്കെ നോക്കാനും ഒര് പരിപാടിയു ഇല്ല ഉം അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ Phone ഒക്കെ Emergency mode ല് ഇട്ട് വെച്ചു

പിന്നെ വന്നിട്ട് Next time വന്നിട്ട് അവര് നമുക്ക് കൊടത്തു അങ്ങനെ Share ചെയ്ത Share ചെയ്തിട്ട് കഴിച്ചു

ഇപ്പൊ എല്ലാര് കൊണ്ട് കൊർച്ച് Negativites ഇണ്ടെങ്കില് കൊർച്ച് Positivites ഇണ്ട് ഡിഫർ നല്ല ആൾക്കാരിനൊക്കെ സഹായിക്കാനും പിന്നെ നല്ല ആൾക്കരിനെ പരിചയപ്പെടാനൊക്കെ സാധ്യത ഇണ്ടാരുന്നു

ഉം പിന്നെ എന്ത് നമ്മളൊക്കെ എപ്പളാ Meet ചെയ്യുന്നെ ഇത് Normal ആയിട്ട് ഞമ്മുടെ Friends നമ്മുടെ ആൾക്കാരും ഒക്കെ എപ്പളാ Meet ചെയ്യാൻ പോകു ന്നെ അറിയില്ല അതെ പിന്നെ വന്നിട്ട് ഈ മല കൊറച്ച് കൊറഞ്ഞാലല്ലേ എ നമുക്ക് പോയി Friends നെ Meet ചെയ്യുന്നതും അല്ലെ എന്തെങ്കിലോ എന്നിട്ട് Peoples നെ സഹായം ചെയ്യുന്നതോ അതൊക്കെ നോക്കാൻ പറ്റു അല്ലെ

ഉം പിന്നെ ഇത് ഈ ഇപ്പൊ വന്നിട്ട് ഈ മല വന്നു

മൂന്നാറിലൊക്കെ Two degree celsius ആണ് അവിടൊക്കെ Minuse two degree ലാണ്

എനി അടുത്തത് പണിയല്ലേ എവിടുത്തൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ Road എ കാണുന്നില്ല ഉം മണ്ണടച്ച് കെടക്കാണ് Road കാളോക്കെ ഉം പിന്നെ അഹ് ഹ് ഹിമാലയസ്സിലോക്കെ മഞ്ഞൊക്കെ വന്നിട്ട് അങ്ങനെ വന്നിട്ട് താലേ വീണ് വീലൂലെ

ആ അതൊക്കെ വീണ് Road കളൊക്കെ മറിച്ച് പോയി ആ നമ്മുടെ ഉം ഇവിടെ ഇതിൻറെവിടെ നാട്ടിലൊക്കെ മഞ്ഞടിച്ച് കൊറേ നാടുകളില് മഞ്ഞും കാരണം കൊണ്ട് ഇത് ഇടാനോ ഇതാഘോഷിക്കാനോ ഒക്കെ സങ്കടാണെന്ന് പറഞ്ഞിട്ടുണ്ടാർന്ന് ബുദ്ധിമുട്ട്ണ്ട് പിന്നെയി ആൾക്കാരൊക്കെ പിന്നെ ആഷോഷിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്

വര്ന്ന്ണ്ട് പിന്നെ ഒക്കെ ഉം ഞാ ആയിനേശം കൊറച്ച് കേട്ടു പിന്നെ വന്നിട്ട് ഈ Food ഒക്കെ ഇണ്ടാവൂലെ നമുക്ക് വന്നിട്ട് നമ്മളെ നമുക്ക് ചെയ്യാൻ കിട്ടുന്ന രീതില് വന്നിട്ട് നമ്മുടെ Friends ൻറെ കൂടി ഒന്നിട്ട് ചേർന്നിട്ട് കൊറേ ആൾക്കാർക്ക് നമ്മളും സഹായിക്കാം ഉം ആദ്യായി സ്ഥിതിയൊക്കെ മാറട്ടെ പ്പോ നമുക്ക് നോക്കാം ആർക്ക് പ്രശ്നോക്കെ ഉണ്ടോന്ന് നോക്കിറ്റ് പിന്നതിൻറെ ഒര് List എടുക്കണം പിന്നെ എന്തൊക്കെയാ ആരാർക്ക എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ച അതോര് List എടുക്കണം

അതിന് എന്തൊക്കെ സാധനം വേണം അതൊന്ന് ബുദ്ധിമുട്ട്ണ്ട്

ഉം പിന്നെ വന്നിട്ട് നമ്മുടെ വന്നിട്ട് ഇത് എന്തെങ്കിലും Need ഇണ്ടെങ്കില്ന്ന് ചോദിച്ച് അവർക്കൊക്കെ ഒന്ന് Share ചെയ്ത കൊടുക്കണം

അവിടൊക്കെ Safe ആണല്ലേ നിൻറെ വീട്ടില് എൻറെ വീട്ടിലെല്ലാ Safe ആണ് ഇവിടെ എൻറെ തൊട്ടടുത്തുള്ള വീട്ടിലൊക്കെ എല്ലാ Safe ആണ് അവിടെ എന്താണ് എന്താ സ്ഥിതി എവിട്ത്തെ സ്ഥിതിയാണ് എവിടൊക്കെ കൊഴപ്പില്ല ഒക്കെ ആൾക്കാരൊക്കെ തൊട്ടടുത്ത് തന്നെ ഇണ്ട് കൊർച്ച് മാറിറ്റിണ്ടെ വേണ്ടില്ല പണ്ടത്തെ പ്പോ വേണ്ടില്ല പ്പം മള പച്ചല് വന്നിട്ട് കൊറച്ച് കൊറഞ്ഞിട്ടുണ്ട്

നോക്ക എന്താന്ന് ഈ കൊറഞ്ഞ ശേഷം നമ്മള് പിന്നെ Clean ഒക്കെ Start ചെയ്യണം വീട് പഴയ രീതില് മാറ്റി വെക്കാനും തൊടക്കാനും പിടിക്കാനും പൊടിയടിക്കാനും ഒക്കെ പോയല്ലേ അത് കാരണം ഇതൊക്കെ മാറ്റി വെക്കാനേ അതിനെ സമയം ശെരിയായിറ്റ് ഇണ്ടാകും ഒന്നും പറയാൻ പറ്റോ പിന്നെ നമുക്കാണ് കൂടുതൽ ജോലി ഇവിടെ

ഉം പിന്നെ നമ്മുടെ Friends ഒക്കെ Safe ആണെന്ന് നിനക്കെന്തെങ്കിലും News എന്തെങ്കിലും കിട്ടിയ അവരെ പറ്റി അത് Starting ല് ഇണ്ടാരുന്നു ഒക്കെ Safe ആണ് Safe ആണ് പറഞ്ഞപ്പോ പിന്നെ ആരിൻറെ പോലു ഇല്ല ഒക്കെ Safe ആണ് ഹും ഇപ്പൊ നീയും ഞാനും മാത്രം തന്നെയാ Okay പിന്നെയി സ്ഥിതിയൊക്കെ കൊറച്ച് മാറിട്ട് ശേഷം ന്നിട്ട് അവര്നോക്കെ പോയി നോക്കാം Okay എല്ലാവരേം Meet ചെയ്യാം

ആ Okay

നിങ്ങളുടെ status കളിലും instagram ലും whatsapp ലും ഒക്കെ ആയിട്ട് നമ്മുടെ link ന്റെ അല്ലെ നമ്മുടെ live ന്റെ link ഒക്കെ ചെയ്‌ത്‌ അല്ലെ നിങ്ങളുടെ friends നെയും ക്ലാസ് group ലേക്കും ഒക്കെ അയച്ചു കൊടുക്കുക എല്ലാവരെയും കൂട്ടിയിട്ടു നമ്മളുടെ live ലേക്ക് അല്ലെ നമ്മുക്ക് ഇന്ന് വളരെ മനോഹരമായ രീതിയിൽ ഈ പാഠഭാഗങ്ങൾ ഒക്കെ നമുക്ക് കടന്നു പോവേണ്ടതുണ്ട് okay അപ്പോ നിങ്ങൾ എല്ലാ പരീക്ഷകളും എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരുവിധം ആയിട്ടുള്ള പരീക്ഷകൾ ഒക്കെ കഴിഞ്ഞു അല്ലെ നമ്മുക്ക് ഒരു relaxation മൂഡിലാണ് നമ്മൾ ഇപ്പൊ നമ്മൾ മലയാളത്തിന്റെ ക്ലാസിൽ ഇരിക്കുന്നത് പക്ഷെ നിങ്ങൾ മനസിലാക്കേണ്ട ഒരു കാര്യം എന്താണ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് മുഴുവൻ മാർക്കും A plus അല്ല A plus ഇൻ അപ്പുറത്തേക്ക് മുഴുവൻ മാർക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് മലയാളം എന്ന് പറയുന്നത് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് മാത്രമാണ് കേൾക്കുക മനസിലാക്കുക വായിക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലെ നമ്മളുടെ കുറച്ചു സമയം മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുക്ക് മലയാളത്തിൽ മുഴവൻ മാർക്കും നമ്മുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അത്രയും സമയം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ മാറ്റിവെക്കുക നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് നമ്മൾ തുടങ്ങാൻ പോവുകയാണ് മിസ്സിന്റെ പേര് വിഷ്ണുമായ എന്നാണ് okay നമ്മുക്ക് തുടങ്ങ അല്ലെ വളരെ കുറച്ചു പേരെ join ചെയ്തിട്ടുള്ളു നിങ്ങൾ പെട്ടെന്നു പെട്ടെന്നു എന്തെയൂ നിങ്ങളുടെ friends ലേക്ക് ഒക്കെ നിങ്ങൾ

നമ്മളുടെ തുടക്കം എന്ന് പറയുന്നത് അല്ലെ നമ്മൾ കഴിഞ്ഞ എന്താണ് ക്രിസ്തുമസ് exam ഇൻ നമ്മൾ ഉണ്ടായി എന്താണ് xylem ഇന്റെ കൂടെ മലയാളം ലൈവിൽ പങ്കെടുത്തിട്ടുണ്ടായി എല്ലാ ആളുകൾക്കും അറിയാം എന്ത് അറിയാം നമ്മൾ ചോദിച്ചിട്ടുള്ള

confidence ഓട് കൂടെ അതെ ഉറപ്പോടു കൂടെ തന്നെയാണ് ടീച്ചർ എന്ത് ചെയ്തിട്ടുള്ളത് ഇന്നും നിങ്ങൾക്ക് മുൻപിൽ വന്നിട്ടുള്ളത് അപ്പൊ ഇരുപത്തി രണ്ടു ചോദ്യങ്ങളുടെയും ഉത്തരം നമ്മുക്ക് എഴുതാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ xylem ഇൻ അത് തരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ നിങ്ങൾ വിശ്വസിക്കുക അല്ലെ നിങ്ങൾ ഉറച്ചു തന്നെ വിശ്വസിക്കുക ഈ model exam ഉം pubic ഉം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതിനേക്കാൾ ചോദ്യങ്ങൾ അല്ലെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ യാതൊരു സംശയവും ഇല്ലാതെ hundred percent confidence ഓട് കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും okay എല്ലാവര്ക്കും hi കേട്ടോ എല്ലാവരുടെയും message കൾ ഒക്കെ കാണുന്നുണ്ട് നിങ്ങൾ ഒന്ന് വേഗം like ഒക്കെ വളരെ കുറവാണ് like ചെയ്യൂ കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ share ചെയ്തൂ കൊണ്ടേയിരിക്കൂ നിങ്ങൾ friends ഇൻ ഒക്കെ share ചെയ്യൂ okay

നാല് unit കളിലായി പരീക്ഷക്ക് വേണ്ടീട്ട് നമ്മൾ പഠിക്കാനുള്ളത് ഒരു പാഠഭാഗവും ഒഴിവാക്കിയിട്ടില്ല എല്ലാ പാഠഭാഗവും എന്തുണ്ട് നമ്മുക്ക് പഠിക്കാൻ വേണ്ടിയുണ്ട് അല്ലെ അപ്പൊ അത് എന്ത്ചെയ്യുക വളരെ ശ്രദ്ധയോട് കൂടെ നമ്മൾ എന്തുചെയ്യേണ്ടതുണ്ട് ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ആദർഷേ lastunit എന്നുള്ളതല്ല unit ന്റെ കാര്യങ്ങൾ ഒക്കെ ടീച്ചർ വിശദമായിട്ടു പറഞ്ഞു തരാം okay അപ്പൊ എന്താണ് ഈ എൺപത്തിൽ എൺപത് മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ തമാശയായി തോന്നിയേക്കാം അല്ലെ പക്ഷെ മലയാളത്തെ സംബന്ധിച്ച് അത് വളരെ നിസാരമായ ഒരു കാര്യമാണ് അല്ലെ

മൂന്ന് ഘടകങ്ങളാണ് അല്ലെ മൂന്ന് കടമ്പകളാണ് നമ്മൾ കടക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് പാഠഭാഗത്തിന്റെ ആശയം എന്താണ് പാഠഭാഗം എന്നുള്ളത് നമ്മള് കൃത്യമായി നമ്മുക്ക് ധാരണയുണ്ടാവണം അല്ലെ ഇപ്പോൾ പലപ്പോഴും പല ആളുകൾക്കും ഇല്ലാത്തതു അതാണ് അപ്പോ അതുകൊണ്ടു എന്ത് ചെയ്യണം നമ്മൾ കൃത്യം

വലിയ ഒരു പാഠഭാഗങ്ങൾ നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ് അതിന്റെ എല്ലാ ചോദ്യഉത്തരങ്ങളും നമ്മൾ ഇപ്പൊ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോവുന്നുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ പേടി എന്താണ് നിങ്ങൾക്ക് മാറ്റിവെക്കാം രണ്ടാമത്തെ എന്താണ് ചോദ്യമാതൃകകൾ എഴുത്തു രീതികൾ മനസിലാക്കുക എന്നുള്ളതാണ് അതിനും ടീച്ചർ ഇവിടെ ഉണ്ട് അല്ലെ ഏതൊക്കെ ചോദ്യങ്ങളാണ് വരുക ഏതൊക്കെ രീതിയാലാണ് വരുന്നത് അല്ലെ ഏതൊക്കെ രീതികൾ ഉപന്യാസം അല്ലെങ്കിൽ എന്താണ് മുഖപ്രസംഗം ഇങ്ങനെ പലതരത്തിലുള്ള എഴുത്തുരീതികൾ മലയാളത്തിൽ നമ്മൾ എഴുതേണ്ടതുണ്ട് അതും നമ്മൾ എന്തുചെയ്യാൻ പോവുകയാണ് നമ്മൾ ഇന്ന് ഇവിടുന്നു

അപ്പൊ എങ്ങനെ ഉത്തരം എഴുതണം എത്ര മാർക്കിന് എത്രയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ ഇന്ന് ഈ ലൈവ് തീരുന്നതോടെ കൂടെ നമ്മൾ മലയാളം exam ഇൻ എൺപത് മാർക്കും ഒറപ്പിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്

സാധിക്കും അപ്പൊ നിങ്ങൾ ഇരിക്കില്ലേ നിങ്ങൾ ഇരിക്കില്ലേ ലൈവ് തീരുന്നത് വരെ നിങ്ങൾ ഇരിക്കില്ലേ okay നമ്മുക്ക് ഈ പതിനേഴ് പാഠഭാഗങ്ങളും നമ്മുക്ക് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നമ്മുക് എന്ത് ചെയ്യേണ്ടതുണ്ട് നമ്മുക് തുടങ്ങേണ്ടതുണ്ട് okay അപ്പോൾ നമ്മുക്ക് അല്ലെ നമ്മളുടെ പരീക്ഷ എങ്ങനെയാണ് നമ്മൾ പരീക്ഷയിൽ എന്താണ് എത്രത്തോളം പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ ഏതു ഭാഗത്തു നിന്നാണ് അല്ലെ ആരൊക്കെയോ ചോദിച്ചു ആദർശിന്റെ ഒക്കെ message കൾ കാണുന്നു അല്ലെ last യൂണിറ്റ് മുതൽ എടുക്കുവോ എന്നൊക്ക ചോദിക്കുന്നുണ്ട് അല്ലെ

മുപ്പത്തി മൂന്ന് ശതമാനം മുപ്പത്തി മുന്നേ പോയിന്റ് മുപ്പത്തി മൂന്ന് ശതമാനം എന്താണ് percentage score നമ്മുക്ക് വരുന്നത് അത്രയും മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത് ഏതു യൂണിറ്റിൽ നിന്നാണ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നാണ്

പിന്നെ അവതാരണം എന്ന് പറയുന്ന ഒരു ചോദ്യ എന്താണ് രീതികൾ നമ്മൾ പരീക്ഷയിൽ കാണാറുണ്ട് അല്ലെ എന്താണ് അവതാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ഖണ്ഡിക paragraph തന്നുകൊണ്ട് അതിൽ നിന്ന് ചോദ്യം എടുത്ത് എഴുതുക എന്ന് പറയുന്ന രീതിയാണ് അല്ലെ അതിനെ അഞ്ചു ശതമാനമാണ് അല്ലെ അപ്പൊ ഇങ്ങനെ പല രീതികളിലായിട്ടാണ് നമ്മൾക്ക് പരീക്ഷക്ക് ചോദ്യം വരുന്നത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം okay അപ്പൊ നമ്മൾ അവസാനത്തെ യൂണിറ്റ് മുതൽ അല്ല നമ്മൾ ഏത് യൂണിറ്റ് മുതൽ തന്നെ പഠിക്കേണ്ടതുണ്ട് നമ്മൾ ആദ്യത്തെ യൂണിറ്റ് മുതൽ തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്നത് ആദ്യമുള്ള യൂണിറ്റുകളിൽ നിന്നാണ് okay പിന്നെ one word ചോദ്യങ്ങൾ വരുന്നുണ്ട് അതേപോലെ തന്നെ എന്താണ് ആ നമ്മുക്ക് രണ്ടു മാർക്കിന്റെ ഒക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെ ഒരു മാർക്കിന്റെയും രണ്ടു മാർക്കിന്റെയും നാല് മാർക്കിന്റെയും ആറു മാർക്കിന്റെയും എട്ടു മാർക്കിന്റെയും ചോദ്യങ്ങളാണ് നമ്മുക്ക് പരീക്ഷക്ക് നമ്മുക്ക് വരുന്നത് ഒക്കെ അപ്പൊ പരീക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഇണ്ടായില്ലേ okay അപ്പോ നമ്മുക്ക് പാഠഭാഗങ്ങളൂം എല്ലാ പാഠഭാഗങ്ങളും ഏതു ചോദ്യം ഒരു മാർക്കായിക്കോട്ടെ എട്ടു മാർക്കായിക്കോട്ടെ ആറു മാർക്കായിക്കോട്ടെ ഏതു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും എത്ര മാർക്കിന്റെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ പാകത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുവാൻ പോകയാണ് നമ്മൾ പഠിക്കാൻ പോവുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രമാണ് live തീരുന്നത് വരെ അല്ലെ ഇതേ ഊർജത്തോട് കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം ടീച്ചറുടെ കൂടെ ഇങ്ങനെ കട്ടക്ക് നിൽക്കണം എന്നാൽ മാത്രമേ നമ്മുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളു ഇത് മുഴുവൻ പഠിച്ചെടുക്കാൻ സാധിക്കുകയുള്ളു അപ്പൊ നമ്മുക്ക് തുടങ്ങാം നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം okay അപ്പൊ എഴുത്തകം എന്നാണ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് അല്ലെ എന്താണ് എഴുത്തകം വ്യത്യസ്തമായ എഴുത്തു രീതികളെ പരിചയപ്പെടുത്തുന്നു. അതേപോലെ സ്ത്രീ അഭിമുഖികരിക്കുന്ന പ്രശ്നങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പ്രവാസം ഉണർത്തുന്ന അസ്വസ്ഥകൾ പ്രകൃതിയും മനുഷ്യനും തമ്മിലുളള വീണ്ടെടുപ്പ്

പരിചയപെടുത്തി തരുന്നുണ്ട് അല്ലെ അത്രമേൽ വൈവിധ്യങ്ങൾ ആർന്ന പാഠഭാഗങ്ങളാണ് ഇതിലെ ഓരോ പാഠഭാങ്ങളൂം അല്ലെ നമ്മുടെ ഒറ്റ വായനയിൽ മനസ്സിലാവാത്ത ഒരു ഒരു കവിതയിൽ തന്നെ അല്ലെങ്കിൽ ഒരു പാഠഭാഗത്തു തന്നെ ഒരുപാട് അർത്ഥങ്ങളും ധ്വനികളും ഒക്കെ വരുന്ന തരത്തിലുള്ള വളരെ വിശാലമായി അല്ലെ വളരെ മനോഹരമായ പാഠഭാഗങ്ങളാണ് ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് okay അപ്പൊ പ്രവേശകമായിട്ട് നമ്മൾ പ്രവേശകം നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ മാറ്റിവെക്കാൻ പാടില്ല എന്താണ് ഇത് ചോദ്യം ചോദിക്കില്ല അല്ലെങ്കിൽ ഇത് അത്രമേൽ important അല്ല എന്ന് കരുതി നമ്മൾ മാറ്റിവെക്കാൻ പാടില്ല ക്രിസ്തുമസ് പരീക്ഷ ഉൾപ്പടെ നിങ്ങൾക്ക് പരീക്ഷ എഴുതിയ നിങ്ങൾക്ക് അറിയാം അല്ലെ ഈ പ്രവേശകത്തിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ പരീക്ഷക്ക് ചോദിച്ചിട്ടുണ്ട് okay അപ്പൊ എന്താണ് പ്രവേശകം പ്രവേശകം എന്താണ് ആ പ്രശസ്ത ഊർജ തന്ത്ര ശാസ്ത്രജ്ഞനായ ഈ. സി. ജി സുദർശനൻ അദ്ദേഹത്തിന്റെ മലയാളം ക്ലാസ്സുകളെ കുറിച്ച് പറഞ്ഞ അഭിപ്രായത്തെ അടിസ്ഥാനം ആക്കിയിട്ടാണ് എഴുതകം എന്ന യൂണിറ്റ് ആരംഭിക്കുന്നത് അല്ലെ അപ്പൊ മലയാള ഭാഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. നിങ്ങളു text ഒന്നും എടുത്ത് വെച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ പെട്ടെന്ന് തന്നെ textbook ഉം നിങ്ങൾ ഒരു note ഓ paper ഓ പേനയോ ഒക്കെ എടുത്തുവെക്കുക okay എന്താണ് പേപ്പറും പേനയും എടുത്ത് വെച്ചിട്ട് പ്രധാനപ്പെട്ട point കൾ ടീച്ചർ പറയുന്ന പ്രധാനപ്പെട്ട point കൾ എന്ത് ചെയ്യുക നിങ്ങൾ നോട്ട് ചെയ്തു point ചെയ്തു വെക്കുക okay എന്താണ് ഈ. സി. ജി സുദർശൻ എണ്ണക്കൽ ചാണ്ടി ജോർജ് സുദർശൻ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം എന്ന് പറയുന്നത് okay നോബൽ സമ്മാനത്തിന് ഉൾപ്പടെ എന്താണ് പേര് നിർദേശിക്കപ്പെട്ടിട്ടുള്ളൊരു മലയാളി ഭൗതിക ശാസ്ത്രജ്ഞനാണ് നമ്മളുടെ ഈ. സി. ജി സുദർശൻ എന്ന് പറയുന്നത് okay പത്മപത്മശ്രി പുരസ്‌കാരം പത്മവിഭൂഷൻ സി വി രാമൻ അവാർഡ് മാതൃഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇടങ്ങളിൽ അല്ലെ അദ്ദേഹത്തിന്റെ ഒരുപാട് പുസ്തകങ്ങളിൽ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ലെ

ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത് ഈ ചെറിയ അല്ലെ പ്രവേശകത്തിലൂടെയും അദ്ദേഹത്തിന്റെ ജീവിത അനുഭവത്തിലൂടെയും എന്ത് ചെയ്തിട്ടുള്ളത് നമ്മുക്ക് പറഞ്ഞുതരാൻ വേണ്ടി ശ്രമിക്കുന്നത് okay

രണ്ടു മാർക്കിന് വന്നിട്ടുള്ള മുൻപരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഫിസിക്സ് ഇലെ പുതിയ കണ്ടുപിടിത്തങ്ങളിലേക്ക് എന്നെ പ്രചോദിപ്പിച്ചത് അന്നത്തെ മലയാളം ക്ലാസ്സുകളായിരുന്നു അല്ലെ. എങ്ങനെയാണ് മലയാളം ക്ലാസ്സുകൾ ഇത്രമേൽ അല്ലെ ഭീകരമായ രീതിയിൽ ഒരാളെ സ്വാധിനിക്കാൻ കഴിയുക അല്ലെ എങ്ങനെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പദാർത്ഥം, വ്യങ്ക്യാർത്ഥം, ധ്വനി, ഭാവം എന്നിങ്ങനെ പഠിക്കുമ്പോൾ ഒരു കാര്യത്തിൽ ഒന്നിനധികം തലങ്ങൾ ഉണ്ട് അല്ലെ നമ്മൾ ഓരോ കവിതയും പഠിക്കുമ്പോൾ നമ്മൾ അത് വളരെ മനോഹരമായി പഠിക്കുന്നതാണ് അല്ലെ നമ്മൾ ഒരു കവിതയെ പഠിക്കുന്ന സമയത്തു അതിന്റെ ധ്വനി പഠിക്കുന്നുണ്ട് അതിന്റെ അർഥം പഠിക്കുന്നുണ്ട്

അർത്ഥങ്ങൾ അല്ലെ തരാൻ വേണ്ടി എന്തിനു സാധിക്കാറുണ്ട് കവിതകൾക്കും സാഹിത്യത്തിനും ഒക്കെ സാധിക്കാറുണ്ട് അല്ലെ അപ്പോ അത് അദ്ദേഹം പഠിച്ചിട്ടുള്ളത് എവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ മലയാളം ക്ലാസ്സുകളിൽ വെച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് അല്ലെ മാതൃഭാഷ പഠനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയാനാണ് പ്രസ്തുത പാഠഭാഗം അല്ലെ നമ്മളുടെ ഈ ഈ പ്രവേശകം നൽകിയിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് എന്താണ് മാതൃഭാഷ എന്തുകൊണ്ടാണ് നമ്മൾ മാതൃഭാഷ പഠിക്കേണ്ടത് എന്നതിന്റെ പ്രാധാന്യം അറിയാൻ വേണ്ടിയാണ് ചിലപ്പോൾ ഈ രീതിയിലായിരിക്കാം മാതൃഭാഷയുടെ പ്രാധ്യാനത്തെ അടിസ്ഥാനമാക്കിട്ടായിരിക്കാം നമ്മുക്ക് എട്ടു മാർക്കിന്റെ ഉപന്യാസം പോലെ ഉള്ള അല്ലെ essay പോലെ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പൊ ഭാഷ എന്നുള്ളത് എന്താണ് നിങ്ങൾ എടുത്തുവച്ചിട്ടുള്ള notebook ഇൽ എന്ത് ചെയ്യുക നിങ്ങളു ആ ഭാഷ അല്ലെ മലയാള ഭാഷയുടെ പ്രത്യേകതകൾ പ്രാധാന്യം എന്നുള്ളത് എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്തു വെക്കുക അടുത്തത് അല്ലെ വസ്തുക്കളുടെ സൂക്ഷ്മ അപഗ്രഥനത്തിന് മലയാള പഠനം എന്താണ്

ഭാഷാപഠനങ്ങളാണ് അല്ലെ ജാനാതിപത്യം എന്താണ് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഭരണഭാഷ മാതൃഭാഷയാകുന്നതാണ് നല്ലത് എന്ന് പറയുന്നുണ്ട് മാതൃഭാഷ സംസ്കാരമുള്ള അല്ലെ സംസ്കാരത്തിനുള്ള അല്ലേ നല്ല സംസ്കാരത്തിനുള്ള ഉപാധിയാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ സാമൂഹിക ജീവിതം ബലപ്രദമാകുന്നതിന് നമ്മുക്ക് അല്ലെ ഭാഷാപ്രാപീണ്യം നമ്മുക്ക് പിന്തുണ ഏകുന്നുണ്ട് അല്ലെ മാതൃഭാഷ പഠനം ജീവിതപഠനം കൂടിയാണ് എന്ന് പഠിക്കുന്നുണ്ട് ഇങ്ങനെ സമസ്ത തലങ്ങളെയും മനുഷ്യന്റെ സമസ്ത

അമ്മയോട് ചേർത്താണ് നമ്മൾ മാതൃഭാഷയെ പഠിക്കുന്നത് അല്ലെ അപ്പൊ ഏതൊരാളിന്റെയും എല്ലാ ആളുകളുടെയും മാതൃഭാഷ എന്ന് പറയുന്നത് അവനവനെ സംബന്ധിച്ച് അല്ലെ വ്യക്തിത്വത്തെ മാത്രമല്ല അല്ലെ അവന്റെ സംസാരത്തെയും അല്ലെ അടിമുടിയുള്ള വളർച്ച എന്താണ് ബാധിക്കുന്ന സ്വാധീനിക്കുന്ന ഒന്നാണ് അവന്റെ ഭാഷ എന്ന് പറയുന്നത് okay അന്നത്തെ മലയാളം ക്ലാസ്സുകളിൽ നിന്ന് ഈ. സി. ജി സുദർശൻ ലഭിച്ച വലിയ അറിവ് എന്തായിരുന്നു ഏറ്റവും വലിയ അറിവ് എന്തായിരുന്നു പദാർത്ഥം, വാച്യാർത്ഥം, അർഥം, ധ്വനി, ഭാവം ഇങ്ങനെ പഠിക്കുന്ന സമയത്തു ഒരു കാര്യത്തിന് ഒന്നിലധികം തലങ്ങൾ ഉണ്ടാകാം എന്ന വലിയ അറിവാണ് മലയാളം ക്ലാസ്സുകളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും നല്ല പഠനം അതായിരിക്കണമെന്നു അദ്ദേഹം പറയുന്നു ഫിസിക്സ് ഇലെ തന്റെ കണ്ടുപിടിത്തങ്ങളിലേക്ക് തന്നെ പ്രചോദിപ്പിച്ചതും എന്താണ് ഇത്തരത്തിലുള്ള കണ്ടുപിടഇത്തരത്തിലുള്ള മലയാളം ക്ലാസ്സുകളിലുള്ള ക്ലാസ്സുകളിലൂടെ തനിക്ക് കിട്ടിയട്ടുളള അനുഭവങ്ങളാണ് അതായത് ഒരു കാര്യത്തിന് തന്നെ അതിനപ്പുറത്തേക്ക് അല്ലെ പദാർത്ഥം, വാച്യാർത്ഥം, അർഥം, ധ്വനി എന്നിങ്ങനെ ഒന്നിലധികം തലങ്ങൾ ഒരുകാര്യത്തിന് ഉണ്ടാകും എന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തെ

okay അപ്പൊ speed കൂടുന്നുണ്ടെങ്കിൽ മനസിലാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക comment ചെയ്തിട്ട് അതൊന്ന് പറയുക. കട്ടോ. അപ്പൊ എന്താണ് മാതൃഭാഷ അല്ലെ വീണ്ടും മാതൃഭാഷയെ കുറിച്ച് ചോദിക്കുകയാണ് മാതൃഭാഷ പഠനത്തിന്റെ വെളിച്ചത്തിൽ എന്താണ് മാതൃഭാഷയിലുള്ള ജ്ഞാനം ശരിയായതും വേഗത്തിലുമുള്ള ചിന്തക്കും കാരണമാകുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് അല്ലെ അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ് മാതൃഭാഷക്ക് യാതൊരു പ്രാധ്യാനവും ഇല്ലാത്ത അല്ലെ ഭാഷയുടെ പ്രാധ്യാനം അത്രമേൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ

punishment കളും മാത്രമല്ല അവരുടെ കയ്യിൽ നിന്ന് പൈസ അല്ലെങ്കിൽ fine അടപ്പിക്കുക ഇങ്ങനെ തുടങ്ങിയ കൊറേ കലാപരിപാടികൾ നമ്മളുടെ സമൂഹത്തിൽ ഇന്ന് നിലനില്ക്കുന്നുണ്ട് അല്ലെ അപ്പൊ english സംസാരിക്കുമ്പോഴാണ് കൂറേ കൂടി ആഢ്യത്വമുള്ളത് അല്ലെ

അതിന്റേതായ പ്രാധാന്യം നൽകാൻ നമുക്ക് സാധിക്കണം ഇവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നത് അല്ലെ. അപ്പൊ സാമൂഹികമായി ഇടപെടലുകൾ നടത്തുവാനും ലോകത്തിന്റെ പ്രതിവിധികൾ അറിയാനും മാതൃഭാഷ നമ്മളെ സഹായിക്കുന്നു ഭാഷ